വിജിതാ സുഗാനോടി ഇപ്പഴാണ് നിനക് വിള ഇപ്പഴാ നിനക് സമയംകിട്ടിയതല്ലെ ഞാൻ ഞാൻ ഇവിടെ ചുമ്മാ വെറുതെയെന്കിരികയല്ലേ ഞാൻ എപ്പോഴാ busy ആയത് മ് നാട്ടിൽ ഇപ്പോ ഇവിടെ വന്നിട്ടിതാ ഇപ്പോ ഇവിടെ വന്നിട്ട് യെ എത്ര ഒൻപത് കൊല്ലായി കേട്ടാ ഇവിടെ ഒൻപത് മാസായി ഇവിടെ വന്നിട്ട് ഹും അല്ലടാ

അതിപ്പോ നമക്ക് വെളിയിൽ പൊന്ന് പ്രശനം ഒന്നുമില്ല അപ്പൊ പുള്ളികാരനിപ്പോ അതെ അതെ ഇപ്പോ ഇവിടെ നല്ല flat ആണ് ഇവിടെ വലിയ flat ആണ് കേ അഹ് three bedroom flat ആണ് എല്ലാം എല്ലാം എല്ലാം ഒരു കാര്യത്തിനു പുറത്തു പോകണ്ടേ ആവിശ്യമില്ല കേട്ടാ എല്ലാം ഇതിനകത് തന്നെ ഉണ്ട് ആ ഇതിനകത് തന്നെ നമ്മക്ക് താഴെ താഴെ lift ൽ ഇറങ്ങിയ മാത്രം മതി നിങ്ങക്ക് കിട്ടിന് പറയുമ്പോപാലക്കാട് നാട്ടിലൊക്കെ ഇവിടൊക്കെ നോകുമ്പോഴേ ആഹ്ഹ എന്തൊരുഅറിയാമോ രാത്രിപോലും താഴും ഇപ്പൊ ഇല്ലടി പകൽ പോലെയാണ് രാത്രി ന്നത് കെട്ടാ ഇവിടേക്കു എടയോ ഒന്നുമില്ല എല്ലാരും ഏതുസമയത്തും പുറത്തിറങ്ങി നടക്കും നമ്മടെ നമ്മടെ അവിടത്തെ പോലെയൊന്നുമില്ല കേട്ടാ അതേടാ അതെ ഓ എപ്പോഴാടാ നീവരുന്നേ നിവരുമ്പോഴേക്കും ഒന്ന് പറഞ്ഞിട്ട് വാ കേട്ടാ എന്തെന്ന് വെച്ചാൽ ചേട്ടൻ കറങ്ങൻ വേണ്ടി പോവും നമ്മൾ ഒരു ഒരു എപ്പോഴും വീട്ടിൽ ഇരിക്കാത്തതാണെ ചേട്ടൻ ഒരുപക്ഷെ ഒരു ആഴ്ചത്തെ leave ഒക്കെ

ഓ ഇതുവരെ ഇല്ലടി ഇതുവരെ ഒന്നും ആയില്ല ഇപ്പോഴ് വേണ്ട ആണ് ചേട്ടൻ പറയുന്നത് കുറെ ജീവിതോക്കെ ആശ്വദിച്ചു അതിനുശേഷം മതിനാണ് ചേട്ടൻ അഭിപ്രായം അഹ് ഒന്നുംപറയൻഡിടി

ഇ COVID പോയിട്ട് restrictions കുറച്ചു കുറഞ്ഞതു കൊണ്ട് ചിലദിവസോകെ ജോലിക്കുപോവും എന്തെന്നുവെച്ചാൽ തിങ്കളാചപോയ പിന്നെ ബുധനാഴ്ചപോവും പിന്നെ ഇല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ച പോയിട്ടു വെള്ളിയാഴ്ച പോവും അങ്ങനെ മാറ്റി മാറ്റി അങ്ങുപോവും അല്ലെങ്കിൽ ചിലദിവസം വീട്ടിൽ വേരുവാരുന്നു ആത്യാവിശ്യകാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചേട്ടൻ ജോലിക്കു പോവതുള്ളു ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആണ് വീട്ടിൽനിന്നു കാലത്ത്‌ പക്ഷെ വീട്ടിലിരുന്ന്‌

cooking ഞാൻപറഞ്ഞീല്ലേ ഞാൻ cooking ലെ എനിക്ക് പണ്ടേ എനക്ക് തീരെ അത്ര interest ഇല്ല ഞാൻ പിന്ന ഇവിട ഓരോപറയുന്നെച് youtube നോക്കിയാണ് വാങ്ങിച്തരും ഒന്നെ കാലത്ത് അല്ലെങ്കി സമയംകിട്ടുമ്പളെ അല്ലെങ്കി വൈകിട്ട് ചേട്ടൻ വാങ്ങിച് തെരുന്നതുമാത്രല്ല ഞാൻ പറയുന്നത്ഞാൻ ഇവിടനാളെ എന്ത്‌ചെയ്യും എന്താ ഇവള് എന്നെ അല്ലെ നോക്കിസാധനങ്ങള് വാങ്ങിക്കണ്ടേ അപ്പൊ അത്കൊണ്ട് ഞാന് നോക്കിനിക്കയാണ് എതൊക്കെ സാധനങ്ങള് വേണം ന്ന് എടുക്കണം ന്ന് പറഞ്ഞിട്ട് cooking ന് എനിക്ക് അത്രക്ക് തീരെ പോരാ പക്ഷെ അഹ് full time cooking ആണ് എനിക്കിവിടെ വീടിന്റെജോലി ശെരിയാവും ശെരിക്കും ജോലി ഉണ്ടെടാ ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ ഇവിടെ housewife ഞാൻ എപ്പഴും വിചാരിക്ക്മ എന്തെങ്കിൽം ജോലിനോക്കിയ മതിയാരുന്നു പറഞ്ഞിട്ട് അപ്പൊ ചേട്ടനോ ചേട്ടനൊരു താല്പര്യയില്ല കേട്ട നീ ജോലിക്കൊന്നും പോവണ്ട എന്നെനോക്കിയിരുന്നാമതി നീ വീട്ടില് എ എന്നെനോക്കാൻ ആളുവേണം എനിക്കിങ്ങനെയൊക്കെ ആളുവേണംമന്ന് പറഞ്ഞപ്പോചേട്ടനാണെങ്കി ഭയങ്കര സ്നേഹാന്ന് അതിനകൊണ്ട് പ്രതികാരംകുറിച്ചൊന്നും പറയാനൊന്നും പറ്റത്തില് ആഹ് അതെ അതെ ആഹ് അതെ അതെ ആ ഇപ്പൊ മ് ഞാൻ പറഞ്ഞില്ലേ കാളത്ത് ഞാ അവിടെ ലെ അഹ് കാളത്ത് coffee ഉണ്ടക്കും ന്ന tiffin ഉം break fast ഉം പിന്ന lunch ഉം പിന്ന ഉച്‌ രാത്രിക്കുള്ളതു അത്താഴത്തിനുള്ളത് എല്ലാംകൂടെ ഉണ്ടാക്കുന്നത് ആ അത് അതിതിന് ഈ സമയത്ത് ശെരിക്കും ഉണ്ടായിരിക്കും നോക്കിക്കോ പിന്നെ house cleaning ഉം പിന്നെ എല്ലാത്തിനും വിഷയമുണ്ടെങ്കില് പക്ഷെ നമ്മള് അതിനെ operate ചെയ്യാൻ ഒരാളുവേണവല്ലോ അല്ലെ അതെ അതെ ആഹ് അതെ അതെ അതെ അത് അതെടാ

ആഹ് ഓ ആണോ എഡീ എൻ്റെ വീട്ടി വരണംകെട്ട എടീ വീട്ടി വാ നമ്മുക്ക് എല്ലാവർക്കും stay ചെയ്തമതി എനിക്കും ഒരുകൂട്ടവുവല്ലോ എന്ത് നീ പറയുമ്പോ എന്നെ ഒന്ന് വിളിച് വാ വിളിച്ച പറഞ്ഞിട്ട് വാ അതൊന്നും ഒര് പ്രശ്നായില്ല നീ ചേട്ടന് ഞാ ചേട്ടന് ഒര് മുറിമാത്രം കാലത്ത് കൊടുത്തമതി ചേട്ടൻ മിണ്ടാതെവിടെപോയി ജോലിനോക്കിക്കോളും നമക്ക് ബാക്കി ഇവിടെ three bed room ആണെടാ നിനക്ക് ഒര് bed room മാത്രം അപ്പൊ നമുക്ക് രണ്ട് bed room ഉണ്ട് നിങ്ങൾ adjust ചെയ്തവിടെ കിടക്കില്ലേ three മൂന്നുപേര് ആ six members അല്ലെ ഉ ഉണ്ടെന്ന് പറഞ്ഞമതി ആഹ് മതി രണ്ട് പേര് വെച് രണ്ട് റു ഒ രണ്ട് മൂ മൂന്ന് പേർക്ക് വെച് ഒര് റു room ഇൽ ഇരിക്കാം കിടക്കാം അതെ അത്കൊണ്ട് പ്രശ്നായില്ല നിങ്ങള് വെറുതെ നിങ്ങള് അതിനുവേണ്ടിട്ട് പൈസ ചെലവാക്കുന്നത് ഇവിടെ വന്ന് നിക്ക് ഇപ്പൊ ഞാൻ ചെട്ടന്റെഡ്ത് പറഞ്ഞിപ്പോ എ ഇപ്പൊ ഞാനൊന്ന് പറയാ എനിക്കിവിടുത്തെ സ്ഥലങ്ങളെല്ലാം അറിയാം ആഹ് എനിക്ക് അയ്യോ ഒന്നും പ്രശ്നായില്ലഡാ ഒന്നും പ്രശ്നായില്ല നമ്മള് നമ്മക്ക് രണ്ട് car എടുത്തപോരേ ഇല്ലെങ്ങി ചേട്ടനടുത് നമു എ ആ ഇത് വാങ്ങിക്കാം വല്യവണ്ടിയാണ് ചേട്ടന്റെവണ്ടി മഹീന്ദ്രയാണ് അതെ ആ വണ്ടി നമ്ക് വാങ്ങിക്കാം ആഹ് അതെ അതെ അതെ അതെ നീ എത്രദിവസത്തേക്കാണ് നീ ഇവിടെ വരുന്നെന്ന് പറ

എഡക്ക് അതെ എടക്ക് രണ്ടുദിവസം നമക്ക് ചേട്ടന് പുറത്ത് നിന്ന് ആഹാരം വാങ്ങിക്കാൻ പറയാം ഇല്ലെങ്ങി ചേട്ടന് ജോലിയില്ലതെ ദിവസങ്ങളിൽ നമ്മടെ കൂടെ ഇത്ചെയ്യാൻപറയാ വരാൻ പറയാം പുള്ളിക്കാരൻ വന്ന പുള്ളിക്കാരന് കുറെ കൂടെ സ ആൾക്കാരെ അറിയാം സ്ഥലങ്ങള് അറിയാം പുള്ളിക്കാരനെകൂടെ വിളിക്കാം അവിടെ ഒരുപാട് സ്ഥലങ്ങള് ഉണ്ടെടി ഇവിടെ Nandi hills ന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് പിന്നെ അവിട ടിപ്പുസുൽത്താന്റെ palace ഒക്കെ ഉണ്ടെടി അതൊക്കെ കാണാൻ നല്ല അഡി ആടി അത് ടിപ്പുസുൽത്താന്റെ palace ആണ് അത് full ആയിട്ടങ് glass ആണ് അത് wood construction ഉം പിന്നെ എന്ത് പറയാംഅവിടെ നല്ലെഅടിപൊളി glass ഒക്കെ വെച്ട്ടുള്ള സ്ഥലങ്ങളാണ്

ഓ purchasing ഒക്കെ അടിപൊളിയാണ് അവിടെ ഈ നല്ല നല്ല തുണികാണും പിന്നെ നമുക്ക് അത്യാവശ്യോള്ള സാധനങ്ങളല്ലാം അവിടെ നിന്ന് വാങ്ങിക്കാഉണ്ട് കേട്ട മനസ്സി തോന്നുന്നത് വാങ്ങിക്കാം മ്മ് അതെ നന്ദി hills ന്ന് പറയുന്നത് അവിടെ എന്താ പറയാ അവിടെ നമ്മളേ ടിപ്പുസുൽത്താൻ palace ന്റെ അടുത്തുള്ള സ്ഥലമാണ് ഈ നന്ദി hills എന്ന് പറയുന്നത് ആ അത് എ station ആയിരുന്ന് നല്ല greenish ആയ mountains ഉം scenery views നല്ല climates ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കെട്ടാ nandi hills എന്നു പറയുന്നത് ഇത് എവിടുന്ന് city ന്ന് ഒരു fifteen kilometers ൻറെ ദൂരെയാണ് ഇപ്പൊ പോകുന്നത് പിന്നെ നമ്മള് പോകുന്നത് നമ്മള് പോവും വീട്ടിലിരിക്കാറില്ല ഒര് saturday sunday leave വരുമ്പഴേ നമ്മള് ഏതെങ്കിലും പോവും വിളിച്ചോണ്ട് പോവും അപ്പൊ ഇപ്പൊ പോയിട്ടങ് എനിക്ക് എല്ലാ സ്ഥലങ്ങളു പഠിച്ചെടുത്തു പിന്നെ ഈ nandi hills പുറത്താണ് കേട്ട അതെ നല്ല അടിപൊളി സ്ഥലം അതൊക്കെ നല്ലേ ഉം പിന്നെ എന്താ loneliness lonelyness ആഗ്രഹിക്കുന്നവർക് അവിടെച്ചെന്ന അത്രക്കും ആ ഒരു chance ഒക്കെ കിട്ടും പിന്നെ coffee coffee ഒക്കെ കാണാൻ നല്ല greenish ആയിട്ടുള്ള mountains ഉം സ്ഥലമാണിവിടെ എന്നവെച്ച ഇത്രേം city ക്കകത്തു ഇല്ല പക്ഷെ ഇത്രേം city ക്കകത്ത് ഇങ്ങനെ ഒരു greenish ആയിട്ടുള്ള സ്ഥലം കാണുന്നതാണ് ഈ നന്ദി hills അത് പിന്നെ ഈ പറയുന്നത് അവിടെയും natural city ക്കകത്തെ ജീവിക്കുന്നവർക് എപ്പഴും ഈ പുഹയും വാഹന പുകയും എന്താ പറയാ ആ pollution ഇൽ നിന്നും ഒന്ന് നമുക്ക് relaxed ആവാൻ വേണ്ടി ഉള്ള സ്ഥലമാണ് ഈ എന്ന് പറയുന്നത്

ഇതിൻറെ ഇതിൻറെ മറ്റൊരു പേരെന്ന് പറയുന്നത് കമരജേന്ദ്ര park എന്നാണ് ഇത് ഒര് ആള് എന്തുവാ പറഞ്ഞത് ചേട്ടൻ കാമരാജ്നദ്ര park എന്തൊക്കെയോ പറഞ്ഞ്

ആ അവിടെ തന്നെ ഒരു engineer ആരോ ഉണ്ടാക്കിയതാണ് അ അത് ഇ ഇന്ന് ഇന്നുവരെ അതിന്റെ അത്പോലെ തന്നെ അവിടെ maintain ചെയ്യുന്നു എന്നാണ് അത് മുന്നൂറ് പാലത്തിന്റെ നമുക്ക് ആഹ് timings കാലത്ത് six ആറുതൊട്ട് വൈകിട്ട് ആറുമണിവരെ ആണ് timing എനിക്ക് പിന്നെ അവിടെ വല്യ വല്യ മരങ്ങൾക്ക് ഉണ്ടെടാ വല്യ വല്യ മരങ്ങള് വല്യ വല്യ മരങ്ങളൊക്കെ ഉണ്ടെടാ വല്യ വല്യ മരങ്ങൾ ആഹ് അതെ ആ അതെ അതെ അതെ അതെ കുറച് കാലത്ത് ആറുമണിക്ക് ഇവിടെ തുടങ്ങും ഈ walking വരുന്നവർക്കൊക്കെ ആ മരത്തിന്റെ ആ എന്താ പറയാ നമ്മക്ക് ഒരു ദിവാസോ കാലത് പോണം അധികം ദൂരോന്നുമില്ല ഇതിന് ticket ഉം free ആണ് ഇപ്പൊ ticket ഒന്നുല്ല കുറച് അടുത്ത് തന്നെ ഇവിടെ ന്ന് മ്മ് മ്മ് അടിപൊളിയാരിക്കും place ഒക്കെ കാണാൻ പിന്നെ അത്പോലെ തന്നെ അവിടെ ബൊ botanical garden അവിടെ entry fees ഒക്കെ ഉണ്ട് കേട്ട ഈ botanical garden ഉം entry fees ഒക്കെ ഉണ്ട് അതെ അവിടെ നമുക്ക് ഒരുപാട് എ അവിടെ നമുക്ക് ഒരുപാട് പക്ഷികൾ കാണാം പിന്ന ഒരുപാട് പക്ഷികള് ഉണ്ട് ഈ മൈന യും അങ്ങനെ ഒരുപാട് പക്ഷികളും ഉണ്ട് ആ ഒര് അതേടാ അതേടാ അതേടാ അത് അത് entry fees ഇച്ചിരി കൂടുതൽ ആണെടാ two thirty ആണ് entry fees കേട്ടാ opening ആണ് ten to five ഒര് സമയമാണ് അത് നമ്മള് two hundred kilometers ന് അകത്ത് തന്നെ ബ് Bangalore ന് അകത്തുതന്നെ two hundred ആ അത് അ അത് അത് അത് ഒര് പറഞ്ഞ ഒര് രാജാവ് palace ആണ് അത് എന്താ പറയാ ഈ പറഞ്ഞില്ല ഒര് നേരത്തെ ഒര് പേരുപറഞ്ഞില്ലേ ഞാന് ഈ കുബിൻ park ന്ന് പറഞ്ഞ പേര്പറഞ്ഞില്ലേ അതെ കുബിൻ park ആ അവിടെ അതുണ്ടാക്കിയ രാജാവുണ്ടല്ലോ ഈ മഹരാജ

ആ അത് ഇത്പോലെ തന്ന ആ പതിനെട്ടാമത്തെ നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ് മ്മ് അതെ പതിനെട്ടാമത്തെ നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ് ഇതിന് ഒരുപാട് ഈ doll room ന്ന് പറയുന്ന സാധനങ്ങൾ ന്ന് വച്ചാ എന്താ പറയാ ഈ നമ്മള് അതിന്റെ ആ interior decoration കാണാൻ നല്ല അടിപൊളി ആരിക്കും അത്രക്ക് എന്താ grant ആരിക്കും അവിടുന്ന് നമ്മള് കാണുമ്പോ മ്മ് എ എന്താ പറയാ blue colour ല് ഈ blue colour ഉണ്ടാക്കി ഉണ്ടാക്കി അവിട ഇത് ഉണ്ട് floor ഉണ്ട് അവിടെ

അതെ ആ fort ഉംഅത് design ചെയ്തിരിക്കന്ന വിധവ എല്ലാ കൂടെ Dutch Dutch അതെ അവരടെ അത് great painitngs ല്ലാം ഇന്ദ് അവിടെ Dutch ആൾക്കാരുടെ ഒരു എന്താ പറയാ അവരടെ കൊറേ historical fillings ഒന്ന് നമുക്ക് അത് അവിടെ പോയിക്കഴിഞ്ഞ കാണാ ഓ ഇവിടെ നിങ്ങൾക്കൊക്കെ കാണാൻ national gallery ഉണ്ടെടാ ഈ modern art ന്റെ അവിടെയും അവിടെ നല്ല അടിപൊളി സ്ഥലമാണ് അവിടെ നമുക്ക് ആ അവിടൊക്കെ കാണാ നമുക്ക് അടിപൊളിയാരിക്കും രണ്ടായിരത്തി ഒൻപതിൽ ഉണ്ടാക്കിയ modert art painting അകത്തും അവിടുത്തെ paintings എല്ലാം ഒക്കെ കാണാ അതൊക്കെ കാണാൻ നല്ല ചന്ദമാരിക്കും അതേടാ അതേടാ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അടിച്ചുപൊളിച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ Bangalore ല് വന്ന മതി പക്ഷെ കൈയിൽ ഇത്തിരി കാശ് വേണം ന്ന് മാത്രം മനസ്സിലായോ അടിച്ചുപൊളിച് ജീവിക്കണം ന്ന് ഇന്ടെങ്ങി Bangalore വന്ന മതി നമ്മളക്കെ വീട്ടീന്ന് പഠിപ്പിച്ച പുറത്തന്ന ആഹാരം വാങ്ങിക്കരത് എന്നാണ് പക്ഷെ ഇവിടെ പോറത്ത ആഹാരത്തിന് വേണ്ടിയാണ് അതാണ് ഇല്ല എല്ലാരും ജീവിക്കുന്നു അതെ സത്യം ചേട്ടൻ പറയും എന്തിനാണ് നീ ഇപ്പഴ് നോക്കിയാലും kitchen ല് കേറി ഇരിക്കുന്നത് വല്ലപ്പോഴും വെളിൽ പുറത്തിരുന്ന് കഴിക്കാം വാ എന്ന പറഞ്ഞാൽ പക്ഷെ എനിക്ക് ശീലയില്ല നമ്മള് വീട്ടിനകത്തു തന്നെ ആഹാരം ഉണ്ടാക്കി പഠിച്ചുശീലിച്ചതുകൊണ്ട് ചേട്ടൻ പറയും നമുക്ക് ഇന്ന് പുറത്തുന്ന കഴിക്കാം അല്ലെങ്കി പുറത്തുന്ന order ചെയ്ത വാങ്ങിക്കാം ന്ന് എല്ലാം പറയും പക്ഷെ എന്റെ നിർബന്ധം ആണ് വേണ്ട വേണ്ട അതെ എന്റെ നിർബന്ധമാണ് ഞാൻ അപ്പൊ വെറുതെ ആണോ ഇവിടെ നിക്കുന്നത് എന്ന് ചേട്ടന്ടെത് പറയും ഞാൻ നിക്കുന്നത് നിങ്ങൾക് ആഹാരം ഞാൻ ഉണ്ടാക്കിത്തരും ഞാൻ ഇല്ലാത്ത സമയത്ത് വേണെങ്കി order ചെയ്ത വാങ്ങിച് കയിച്ചോളു എന്നൊക്കെ പറയും ഇപ്പൊ ഞാൻ youtube ഇൽ നോക്കി നോക്കിയാണ് ന്താ പറയാ ചേട്ടന് എന്റെ ആഹാരോക്കെ നല്ല ഇഷ്ട്ടമാണ് ഞാൻ ഇഷ്ട്ടപെട്ട് കഴിക്കുന്നു ഒന്നും ഇതുവരെ ഇതുവരെ അങ്ങനെ മോഷ്‌ടാവായിട്ടൊന്നും പറഞ്ഞില്ല കേട്ട ഇതുവരെ മോശവയിട്ടൊന്നും പറഞ്ഞില്ല ആ ഒന്നും പറഞ്ഞില്ല അതെ അതെ അതെ അത് നല്ലതാ lake lake പോയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അത് ശെരിക്കും പറഞ്ഞച്ച ആ അടുപ്പിച് എങ്ങനെ ഇവിടെ വന്ന് Bangalore വന്നിട്ട് ഒന്പതാമസയെന്നല്ലേ പറഞ്ഞത് വന്ന ഉടനെ next week ആണ് നമ്മുടേ wedding anniversary first wedding anniversary മ്മ് ഓർമ്മ ഉണ്ടോ നിനക്ക് അതെ അതെ അതെ next week ആന്ന് next month ന്നല്ലേ പറഞ്ഞത്

wonderla അതെ Bangalore wonderla നമുക്ക് പോവാം അത് നേരത്തെ book ചെയ്യണം okay അതെ നീ പറഞ്ഞാ മതി ചേട്ടൻറെ friend കൾ അവിടെ already ഉണ്ടെടി നമുക്ക് നേരത്തെ book ചെയ്ത് വാങ്ങിക്കാം അതെ അതെ പിന്ന അവിടെ film city ഉണ്ടെടാ അവിടെ innovation film city ഉണ്ട് ഒന്നും പ്രശ്നില്ല പിന്നെ film city ഉണ്ട് film city ആഹ് പിന്നാ പറന്നില്ലേ വേറെന്താ ഇപ്പൊ വേറെന്താ ചോളാ ചോളാ temples അതൊക്കെ നമ്മക്കിപ്പോ അയ്യോ ഒരാൾക്കന്നൊക്കെ പറഞ്ഞിപ്പോ ഓരോ ദിവസം വച്ച് ഓരോ ഇത് ഇതെനിക്ക് പറയാം രണ്ട് പ്രാവിശ്യം നമക് പോവാം അടുത്തടുത്ത സ്ഥലങ്ങളായിട്ട്

okay okay okay നീ എങ്ങനാ വരുന്നത് നീ flight ലാണോ വരുന്നത് അതേ എങ്ങനാണ് okay return ticket നിങ്ങൾ book ചെയ്തോ book ചെയ്യാതെ വാ നമക് ഇവിടെ വന്നിട്ട് നോക്കാം ആഹ് ആഹ്

ആഹ് അതെയല്ലേ ആഹ് ഈ lake ന്ന് പറഞ്ഞത് ആ അകത്തുള്ള lake അല്ലെ പറയുന്നത് നീ ഒറേ അതേയ് some ഒരു ഗൗരി ഒരു ഗൗഡാ lake ആണോ ഒരു ഗൗഡ advocate നിർമിച്ച lake ആണൊന്നൊരു lake ചുറ്റിക ഒക്കെ കണ്ടു ഞാൻ പറഞ്ഞില്ലേ ആദ്യം വേറൊരു ദിവസം ചേട്ടൻ boating പോയത് അനക് ഓർമ ഒണ്ട് പക്ഷെ അതിനു ശേഷം നമ്മൾ ആ കാട്ടിലേക് പോയില്ല പിന്ന ബാക്കിവച്ചതിനൊക്കെ എഡെക്കെടേക്ക് പോവാറുണ്ട് ആ lake മാത്രം അതിന് ശേഷം പിന്ന നമ്മൾ പോ പോയില്ല ബാക്കിള്ള സ്ഥലോക്കെ എഡെക്കെടേക്ക് പോവാറുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ആ lake ഓർമ ഇല്ലാത്തത് നീ വാടി നീ വാ നമക് അടിച്ചു പൊളിക്കാം ഞാൻ പറഞ്ഞില്ലേ ഒണ്ടല്ലോ നമക് ഒരു ദിവസം complete നമക് ഒണ്ടല്ലോ പിന്നെ last day നമക് mall ലെ എല്ലാം കഴിഞ് shopping ഉം കഴിഞ് അങ്ങ് മടങ്ങാം okay നീ അപ്പൊ ഒരു ആഹ് തിങ്കളാഴ്ച കണക്കാക്കി വാ എന്നിവച്ചാ ഞാറാഴ്ച ചേട്ടൻ വീട്ടിൽ കാണും അപ്പൊ ചേട്ടന്റെ കൂടെ എനിക്ക് നിക്കാൻ ന്നു പറഞ്ഞ എനിക്ക് സമയം ശരിയായിരിക്കും അപ്പൊ തിങ്കളാഴ്ച ന്നു പരേമ്പോ ചേട്ടൻ ചെലപ്പോ office ൽ പോയാൽ ചേട്ടന്റേഡ്ത് ആഹാരം ഉച്ചക്ക് office ലെ canteen ല്ന്ന് കഴിക്കാൻ പറയാം ഞാൻ കഴിക്കാം പറയാം രാത്രി വേണേ നമക് എന്തേലും വാങ്ങിച്ചോണ്ട് വരാം അല്ലെങ്കി ഒണ്ടാക്കി കൊടുക്കാം പക്ഷേ ഒരാഴ്ച food പൊറത്തുന്നു പറയുമ്പോ എനിക്ക് ഇച്ചിരി വിഷമമാണ് കേട്ടാ വരുമ്പോ പൊറത്തൂന്ന് full ന്നു വച്ചാ എനിക്ക് ചേട്ട ഇപ്പോകൂടേ ഏ വന്നേ പിള്ളേർ വരുമ്പോ കുറച് പൊറത്തൂന്ന് വാങ്ങി കഴിക്കുന്നത് ചേട്ടൻ വേണ്ട ന്നു പറയും ചെല ദിവസം വേണ്ടാന്ന് പറയും പക്ഷെ എല്ലാ ദിവസോം പോർത്തുന്ന് കഴിക്കണോന്ന് വച്ച അത് ഇച്ചിരി കാ ബുദ്ധിമുട്ട് ആണോന്ന് തോന്നുന്നു hotel ലൊന്നും ഞാൻ ഇരിക്കുമ്പോ നിങ്ങൾ മറ്റേ hotel എന്തിനാടി book ചെയ്തേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ തിങ്കളാഴ്ച ചേട്ടൻ ജോലിക്ക് പോണകൊണ്ട് ഞാൻ ചേട്ടൻറെകൂടെ ഞാൻ രണ്ട്‌ കൂടെത്തന്നെ വേണം പിന്നെ ചെവ്വാഴ്‌ച ചേട്ടൻ വീട്ടിൽ കാണും ഞാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടീ നീക്കം okay പിന്നെ ബുധനാഴ്ച ആവുമ്പോ പിന്നെ അതുപോൽത്തന്നെ ചേട്ടൻ ജോലിക്ക് പോകും ഞാൻ ഇങ്ങടെ നിങ്ങടെ കൂടെ എറങ്ങാം okay പിന്നെ വെൽ നമ്മൾക് അടിച്ചുപൊളിക്കാം വെള്ളിയാഴ്ച നമക് വീഗാലാൻഡ് അ കണക്കാക്കി നമക് പോവാം ആതേ അതേ പിന്നെ ശനിയാഴ്ചേ ഇല്ലെങ്കി നമക് ശനിയാഴ്ചേ പോവാണ്ടി ചേട്ടനുംകൂടി കൊറവുല്ലോ അപ്പൊ നമക് free ആയിരിക്കും ശനിയാഴ്ച ആണെന്കി ചേട്ടന് ഓ നിങ്ങൾ ഒ തിരിച് മടങ്ങുന്നത് ഞാറാഴ്ച ആണല്ലേ ഞാറാഴ്ച ആവുമ്പൊ തിരിച് മടങ്ങുന്നത് അപ്പൊ shopping സമയത്ത് ഞാൻ ചേട്ടനെ കൂടെ വിളികാം ചേട്ടനും കൂടെ വരുമ്പോ shopping ചേട്ടന് കൃത്യമായിട്ട് അറിയാം കെട്ടാ എല്ലടേം ചേട്ടൻ വിളിച്ചോണ്ട് പോവും ഏർ അപ്പൊ ശനിയാഴ്ച മൊത്തം നമക് ചേട്ടനേം കൂടെ കൂട്ടാം okay okay അപ്പൊ ഞാൻ അപ്പൊ ഞ അപ്പൊ ഞാൻ ഒരു plan ഞാൻ പറയാം ഞാൻ പറഞ്ഞില്ലേ തിങ്കളാഴ്ചയും പിന്ന ബുധനാഴ്ചയും ഞാൻ നിങ്ങടെ കൂടെ കാണും തിങ്കളാഴ്ച ഏതേലും അംബള ഒക്കെ നമക്ക് പോവാം തിങ്കളാഴ്ച സമയത്ത് അമ്പളം പിന്ന lake പറഞ്ഞില്ലേ അവിടെ എല്ലാം ഒന്ന് പോയിട്ട് വരാം okay പിന്നെ ചെവ്വാഴ്ച്ച ഞാൻ അടുത്തുള്ള സ്ഥലങ്ങൾ ഒക്കെ ഞാൻ നിങ്ങക്ക് പറഞ്ഞു തരാം ചെവ്വാഴ്ച്ച കാലത്ത് നമക് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ canal falls ന്ന് പറഞ്ഞില്ലേ hello falls പറഞ്ഞില്ലേ അവടെ നമക് കോ walking പോവാം okay ഒരു two hours ൻറെ walking അല്ലെ ഉള്ളൂ അപ്പൊ നമക് അവിടെ കണ്ടിട്ട് walking പോവാം കലത്തെ breakfast ഉം എല്ലോ arrange cheyyam അതെ അതെ അതെ ആഹ് ഉണ്ടെടാ ഉണ്ട് ഉണ്ട് ഉണ്ട് mgroad ൻറെ അടുത്താണ് ബാംഗ്ളൂർ ല് ആഹ്

okay ട okay okay ഇതിനകത്തു full complete planning ആണല്ലേ അതെ അവിടെ ഈ സലവർസ് പിന്നെ കുർത്തീസ് പിന്നെ designers ഒരുപാട് എന്തു വേണെങ്കിലു നല്ല cheep rate നമക് വാങ്ങിക്കാം കേട്ട

അടുത്ത് തന്നെ അടുത്ത് തന്നെ ഒ ഓട്ടമിൽ വാ നീ നമുക്ക് ഇവ്ട്ന്ന് pet show ല് പോക train ല് പോവൂലെ

historical life ആയ്‌രി temple place ലേക് നമ്ക് ആദ്യം പോകുവ പിന്നെ അട്ത്ത ദിവസം നിങ്ങക്ക് ഈ എന്താ നന്ദി hills ലും ആ പിന്നെ വേറെന്തൊക്കെ ഉണ്ടോ അവിടൊക്കെ നിങ്ങൾ പോയിറ്റ് വരൂ ടിപ്പുസുൽത്താൻ palace ഉം ഈഹ്‌ ടിപ്പുസുൽത്താൻ palace ഉം botanical garden ഉം നിങ്ങൾ പോയിട്ട് വരൂ ആ പിന്നെ ലാൽ പാഴാവന്നതാണെടാ ഞാൻ പറഞ്ഞില്ലേ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ പോകും വീട്ടിൽ ചുമ്മാ എവിഡെങ്കു ഇരികാണ്ട് എവിടെങ്കിലും ഒരു സ്ഥലത് ഞാൻ പോകും ഒരു plan ആക്കിയൈന് ശേഷം അത് ചോയിച്ചിട്ട ഞാനൊരു plan ഇട്ടിറ്റ് തെര നിങ്ങക്ക് ഇപ്പൊ തൽകാലം certificate ന്റെ അതെ അതെ അതെ അതെ അതെ അതെ അതെ വരാത്ത സമയത് ഞാൻ നിനക്ക് വേണെങ്കിൽ വേറൊരാ friend നെ arrange ചെയ്യണെങ്കിൽ പ്രശ്‌നുല്ല ചേട്ടന്റെട്ത് പറഞ്ഞ മതി അല്ലെങ്കിൽ ഞാൻ guide arrange ചെയ്യാ ഒന്നു പ്രെശ്നുല്ല ഇപ്പൊ ഇവിടെ തന്നെ ഇങ്ങനെ ആ two weeks arrange ചെയാ two weeks തന്നെ arrange ചെയാം okay ഏഹ് ഇപ്പൊ ഞാൻ പറീന്നെ എന്താച്ചാൽ നിങ്ങക്ക് പ്രേഷനുല്ല ഞാൻ ഒരാക്ക് ദെവസത്തിൽ ഞാൻ പറീന്നെ പിന്നെ ചെറുതായറ്റ് ഈ പിഞ്ഞാ last നമ്മക്ക് tools ലേക്ക് arrange ചെയ്യ നിങ്ങൾക്ക് ആവിഷുള്ളത്ര നല്ല കാണാൻ വേണ്ടി okay അതല്ലെങ്കിൽ അയ് ഓ ഞാൻ പറഞ്ഞില്ല വെള്ളിയഴ്ച്ച ഞാൻ വന്നാകെ വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച വന്ന ചേട്ടായിയെടത് ആ വിളിയാഴ്ച ജോലിക്കു പൗല ഞാൻ നിർ monday പിന്നെ wednesday പിന്നെ friday അതെ അതെ പക്ഷെ അവിടത്തെ പോലെ ഇവടത്തെ ന്തെ ഇവി വെച്ച വെള്ളം അത്രയ്ക്കൊന്നും neatness ഒന്നായര്ക്കുല നമ്മളെ ആ അവിടെ കൊച്ചീ പോലെ പോലത്തെയില്ലാവട കാരണം ഒരുപാഡൽകാർവന്നത് ഈ വെള്ളമൊന്നവർ മാറ്റത്തില്ല എല്ലാം കൂടെ ഒരു neatness ഇരികുല അതിനകാത്തു അതുകൊണ്ടുതന്നെ വെള്ളത്തിലുള്ള rides ഒക്കെ ഒന്ന് കോരചിട്ട് നമ്മക് അത് നായന്മാനുന്ടുല ഒന്ന് rides നു പൗആം അതാണേങ്കിൽ പ്രശ്നനായര്കുല

നീ എന്ന ഗൂഗ്ളിലിൽ താപ്പത്തെ നീ ഇങ് വാ നമാക് നോക്കാം ട്ട് ഞാൻ ചേട്ടടുത്തു ചൊയിച്ചിന് എല്ല്ലാമൊന്ന് ഞാൻ ഒന്ന് ന്ത ചെയ്യാ ഒന്ന് പോയി കടയിൽ miss അയ്‌നോനു നോക്യയോക്യ ന്ത് ആ

ഷെരീട okay ഡാ bei ചേട്ടൻ എന്താവും വരാൻ വൈകും ഉം സമയയി hello നമസ്‌കാരം ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യനെ കുറിച്ചാണ് തെക്കനേഷ്യയിലെ ഒരു രാജ്യമാണ് ഇന്ത്യ ന്യൂ ഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം ലോകത്തിലെ ഏഴാമത്തെ വലിയ രാജ്യവും ഏറ്റവും അധികം ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യവും എറ്റവുമധികം ജനങ്ങൾ അധിവസിക്കുന്ന ജനാധിപത്യ രാഷ്ട്രവുമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ തെക്കായി ഇന്ത്യൻ മഹാസമുദ്രം മഹാസമുദ്രവും പടിഞ്ഞാർ അറബിക്കടലും കിഴക്ക് ബംഗാൾ ഉൾക്കടലുമുള്ള ഇന്ത്യയ്ക്ക് ഏഴായിർത്തി അഞ്ഞൂറ്റി പതിനേഴ് kilometer ഉകൾ നീളം വരുന്ന തീരം പ്രദേശമുണ്ട് ഇന്ത്യയുടെ മറ്റു കരപ്രദേശം പാകിസ്താൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ളാദേശ് മ്യാന്മർ ചൈന നേപ്പാൾ ഭൂട്ടാൻ എന്നീ ഏഴു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു ദ്വീപുകളായ ശ്രീലങ്ക മാലദ്വീപ് ഇന്തോനേഷ്യ എന്നിവ സമീപത്തായും സ്ഥിതിചെയ്യുന്നു തലസ്ഥാനം ന്യൂ ഡൽഹി വലിയ നഗരം മുംബൈ ഔദ്യോഗിക ഭാഷ ഹിന്ദി ഇംഗ്ലീഷ് പ്രാദേശിക ഭാഷകൾ

ക്രിസ്തുമതം സിഖ്മതം ബുദ്ധമതം ജൈനമതം നിവാസികളുടെ പേര് ഇന്ത്യക്കാർ membership ഐക്യരാഷ്ട്രസഭ ലോക വ്യാപാര സംഘടന ബ്രിക്സ്സ് SARSCO common whelth ഭരണസമ്പ്രദായം federal parliamentary republic രാഷ്‌ട്രപതി ദ്രൗപദി മുർമു ഉപരാഷ്ട്രപതി ജഗ്‌ദീപ് ധൻകർ Indian പ്രധാനമന്ത്രി നരേന്ദ്ര മോദി chief justiceD. Y ചന്ദ്രചോദ് ലോകസഭ speaker ഓം ബിർള parliament upper house രാജ്യസഭ lower house ലോക്‌സഭ dominion പതിനഞ്ചു ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി ഏഴ് republic ഇരുവത്തി ആറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സിന്ധു നദി ഭൂമിയായ ഇവിടം പല വിശാല സാമ്രാജ്യങ്ങളും സാക്ഷ്യം വഹിച്ചിരുന്നു ചരിത് ചരിത്രപരമായ ചരിത്രപരമായി പ്രാധാന്യമർഹുകുന്ന പല വാണിജ്യപാതകളും ഇതുവഴിയുണ്ടായിരുന്നു Indian ഉപഭൂഖണ്ഡം അതിന്റെ ചരിത്രത്തിലൂടെ നീളം അതിൻ്റെ വാണിജ്യ സാംസ്ക്കാരിക സാമ്പത്തിക സമ്പത്തിനു പ്രശസ്‌തമാണ്‌

ഇവിടെക് ഇവിടെ എത്തിയ ഇസ്ലാം മതം ജൂതമതം ക്രിസ്തുമതം എന്നീ മതങ്ങൾ രാജ്യത്തിൻ്റെ സാംസ്‌കാരിക വൈവിധ്യതിന്നു ആഴമേകി പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ക്രമേണ british east india company ഇന്ത്യയെ ഒരു british colony ആക്കി കയ്യടക്കി തുടർന്ന് സമരങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി ഏഴ് ആഗസ്റ്റ് പതിനെഞ്ചിനു british colonial ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഇന്ത്യയിൽ നാട്ടുഭാഷകൾ ഒന്നും തന്നെ ഇല്ല ഇരുവതിരണ്ടു ഭാഷകളെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യയിലെ കേന്ദ്ര സർക്കാറിൻ്റെ ഔദ്യോഗികഭാഷ ഹിന്ദിയും ഇംഗ്ലീഷുമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സ്ഥിതി വിവരക്കണക്കുകൾ പ്രകാരം നൂറ്റി മുപ്പത്തി എട്ട് കൊടിലധികമാണ് ജനസംഖ് മുപ്പത്തി രണ്ടു ശതമാനം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ചാണ് ഉപജീവനം നടത്തുന്നത് ഇന്ത്യയുടെ ദേശിയ ചിഹ്നങ്ങൾ ദേശിയ പൈതൃക മൃഗം ആന ദേശിയ പക്ഷി മയിൽ ദേശിയ, മരം പേരാൽ ദേശിയ പുഷ്പ്പം താമര ദേശിയ മൃഗം കടുവ ദേശിയ ജലജീവി ഗംഗ ദേശിയ ഉരഗം രാജവെമ്പാല ദേശിയ ഫലം മാങ്ങ ദേശിയ നദി ഗംഗ ഭാരതം അതുപുരാതന കാലത്തു ഈ ഉപഭൂഖണ്ഡം മുഴുവൻ ഭരതൻ ഭരതൻ എന്നു പേരുള്ള ഒരു ചക്രവർത്തി ഭരിച്ചിരുന്നു എന്ന പുരാണങ്ങൾ പറയുന്നു യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദിവോദാസൻ എന്ന രാജാവിൻ്റെ പൂർവികൻ ആയ ഒരു

ഭാരതചക്രവർത്തിയെകുറിചുള്ള പരാമർശമുണ്ട്ഭാ രത ഭാരത രാജവിൻ്റെ പേരിൽ നിന്നാണ് ഭാരതം എന്ന പേര് ഉടലെടുത്തത് ശകുന്തളയുടെയും ദുഷ്യന്തൻ ദുഷ്യന്തൻ്റെയും പുത്രനായിരുന്നു ഈ ഭരതൻ എന്നും പുരാണങ്ങൾ പറയുന്നു വിഷ്‌ണു പുരാണം ഭാരതവർഷത്തെ ഇപ്രകാരം വർണ്ണിക്കുന്നു സരസ്വതി ദേവിയുടെ മറ്റൊരു നാമമായ ഭാരതിയിൽ നിന്നാണ് ഭാരതം എന്ന് പേര് വന്നതെന്നും ചില പണ്ഡിതർ അഭിപ്രായപ്പെട്ടു പെടുന്ന ഭസ്സിൽ രതം രതം ആണ് ഭാരതം അതായത് പ്രകാശത്തെ ഇഷ്ടപെടുന്ന രാജ്യമാണ് ഭാരതം എന്നും പ്രശസ്തിയുണ്ട് ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന സാഹിത്യമായ വേദങ്ങളിൽതന്നെ ഭാരതം എന്ന പരാമർശമുണ്ട് ഇവിടുത്തെ ജനങ്ങളെ ഭാരത ജനം എന്നാണ് വേദങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ സിന്ധു നദിയുടെ പേരിൽ നിന്നാണ് ഹിന്ദുസ്ഥാൻ ഇന്ത്യ എന്നീ പേരുകൾ രാജ്യത്തിനുണ്ടായത് സിന്ധു നദിയെ persian കാർ ഹിന്ദുവെന്നും ദേശത്തെ ഹിന്ദുസ്ഥാൻ ഏന് വിളിയ്ക്കുന്നത് കേട്ട greec കാർ indus എന്നും ഇന്ത്യ എന്നും വിളിച്ചുവെന്നു ഭാരതത്തിൽ നിലവിൽ ഇരുവത്തി എട്ടു സംസ്ഥാനങ്ങളുണ്ട് അവസാനമായി രൂപീകരിച്ച സംസ്ഥാനമാണ് തെലുങ്കാന ജമ്മു കശ്‍മീരിനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമ്മു കശ്‍മീർ ലഡാക് എന്നിങ്ങനെ രണ്ട കേന്ദ്രഭരണ പ്രദേശങ്ങൾ ആക്കി മാറ്റി